ന്യൂഡൽഹി 2023 സെപ്റ്റംബർ 24
എന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ നമസ്കാരം
മറ്റൊരു എപ്പിസോഡിൽ രാജ്യത്തിന്റെ എല്ലാ വിജയങ്ങളും നമ്മുടെ നാട്ടുകാരുടെ വിജയവും അവരുടെ പ്രചോദനാത്മകമായ ജീവിതയാത്രയും നിങ്ങളുമായി പങ്കിടാൻ എനിക്ക് അവസരം ലഭിച്ചു
ഈ ദിവസങ്ങളിൽ എനിക്ക് ലഭിച്ച കത്തുകളും സന്ദേശങ്ങളും മിക്കതും രണ്ട് വിഷയങ്ങളെ സംബന്ധിച്ചുള്ളതാണ്
ആദ്യ വിഷയം ചന്ദ്രയാൻ 3 ന്റെ വിജയകരമായ ലാൻഡിങ് ആണ് രണ്ടാമത്തേത് ഡൽഹിയിൽ ജി20 യുടെ വിജയകരമായ സംഘാടനമാണ്
എല്ലാ പ്രായത്തിലുമുള്ള ആളുകളിൽ നിന്നും രാജ്യത്തിന്റെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും എനിക്ക് എണ്ണമറ്റ കത്തുകൾ ലഭിച്ചിട്ടുണ്ട്
ചന്ദ്രയാൻ 3 ന്റെ ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങാൻ ഒരുങ്ങുമ്പോൾ കോടിക്കണക്കിന് ആളുകൾ വിവിധ മാധ്യമങ്ങളിലൂടെ ഒരുമിച്ച് ഈ സംഭവത്തിന് അനുനിമിഷം സാക്ഷ്യം വഹിച്ചിരുന്നു
യുടെ യൂട്യൂബ് ചാനലിൽ 80 ലക്ഷത്തിലധികം ആളുകൾ ഈ പരിപാടി തത്സമയം കണ്ടു
ചന്ദ്രയാൻ 3മായി കോടിക്കണക്കിന് ഭാരതീയർ എത്ര ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഇത് കാണിക്കുന്നു
ചന്ദ്രയാന്റെ ഈ വിജയത്തെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ രാജ്യത്ത് വളരെ മനോഹരമായ ഒരു ക്വിസ് മത്സരം നടക്കുന്നുണ്ട് ചോദ്യോത്തര മത്സരം അതിന് ചന്ദ്രയാൻ3 മഹാക്വിസ് എന്നാണ് പേരിട്ടിരിക്കുന്നത്
ഇതുവരെ 15 ലക്ഷത്തിലധികം പേരാണ് മൈഗോവ് പോർട്ടലിൽ നടന്ന മത്സരത്തിൽ പങ്കെടുത്തത്
മൈഗോവ് ആരംഭിച്ചതിനുശേഷം നടത്തിയ ഏതൊരു ക്വിസ് മത്സരത്തിലെയും ഏറ്റവും വലിയ പങ്കാളിത്തമാണിത്
നിങ്ങൾ ഇതുവരെ അതിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളോടും പറയുന്നു ഇനിയും വൈകിക്കരുത് അതിൽ പങ്കെടുക്കാൻ ഇനിയും ആറു ദിവസം ബാക്കിയുണ്ട്
ഈ ക്വിസിൽ തീർച്ചയായും പങ്കെടുക്കുക
എന്റെ കുടുംബാംഗങ്ങളെ ചന്ദ്രയാൻ 3 ന്റെ വിജയത്തിനുശേഷം ജി20യുടെ അതിശയകരമായ നടത്തിപ്പ് ഓരോ ഇന്ത്യക്കാരന്റെയും സന്തോഷം ഇരട്ടിയാക്കി
ഭാരതമണ്ഡപം സ്വയം ഒരു സെലിബ്രിറ്റിയായി മാറിയിരിക്കുന്നു
ആളുകൾ അതിനോടൊപ്പം സെൽഫികൾ എടുക്കുകയും അഭിമാനത്തോടെ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു
ഈ ജി20 ഉച്ചകോടിയിൽ ആഫ്രിക്കൻ യൂണിയനെ പൂർണമായി പൂർണ അംഗമാക്കിക്കൊണ്ട് ഇന്ത്യ അതിന്റെ നേതൃത്വ പ്രഭാവം തെളിയിച്ചു
ഭാരതം വളരെ സമ്പന്നമായിരുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തും ലോകത്തും സിൽക്ക് റൂട്ടിനെ കുറിച്ച് ധാരാളം ചർച്ചകൾ നടന്നിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും
ഈ സിൽക്ക് റൂട്ട് ഒരു വലിയ വ്യാപാരമാധ്യമം ആയിരുന്നു
ഇപ്പോൾ ആധുനികകാലത്ത് ജി20യിൽ മറ്റൊരു സാമ്പത്തിക ഇടനാഴി ഭാരതം നിർദേശിച്ചിട്ടുണ്ട്
ഇൻഡ്യമിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയാണിത്
ഈ ഇടനാഴി അടുത്ത നൂറുകണക്കിന് വർഷത്തേക്ക് ലോക വ്യാപാരത്തിന്റെ അടിസ്ഥാനമായിരിക്കും ഈ ഇടനാഴി ഭാരത മണ്ണിൽ ആരംഭിച്ചു എന്ന് ചരിത്രം എല്ലായിപ്പോഴും ഓർക്കും
സുഹൃത്തുക്കളെ ജി20 ഉച്ചകോടിയിൽ ഈ പരിപാടിയുമായി ഭാരതത്തിന്റെ യുവശക്തി ബന്ധപ്പെട്ട രീതിയെ കുറിച്ച് ഇന്ന് ഒരു പ്രത്യേക ചർച്ച നടത്തേണ്ടത് ആവശ്യമാണ്
ഈ വർഷം മുഴുവൻ രാജ്യത്തെ പല സർവ്വകലാശാലകളിലും ജി20യുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടന്നു
ഇപ്പോൾ ഇതിന്റെ തുടർച്ചയായി മറ്റൊരു ആവേശകരമായ പരിപാടി ഡൽഹിയിൽ നടക്കാൻ പോകുന്നു G20 യൂണിവേഴ്സിറ്റി കണക്റ്റ് പ്രോഗ്രാമ് ഈ പരിപാടിയിലൂടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് സർവകലാശാല വിദ്യാർത്ഥികൾ പരസ്പരം ബന്ധപ്പെടും
മുകൾ എൻ
കൾ മെഡിക്കൽ കോളേജുകൾ തുടങ്ങിയ നിരവധി പ്രശസ്ത സ്ഥാപനങ്ങളും ഇതിൽ പങ്കെടുക്കും
നിങ്ങൾ ഒരു കോളേജ് വിദ്യാർഥിയാണെങ്കിൽ സെപ്റ്റംബർ 26ന് ഈ പരിപാടി തീർച്ചയായും കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു
തീർച്ചയായും അതിൽ പങ്കുചേരുക
ഭാരതത്തിന്റെ ഭാവിയിലും യുവാക്കളുടെ ഭാവിയിലും രസകരമായ നിരവധി കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു
ഞാനും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കും
കോളേജ് വിദ്യാർത്ഥികളുമായി സംവദിക്കാൻ ഞാനും കാത്തിരിക്കുന്നു
എന്റെ കുടുംബാംഗങ്ങളെ രണ്ടുദിവസത്തിനുശേഷം സെപ്റ്റംബർ 27 ലോക ടൂറിസം ദിനമാണ്
ചില ആളുകൾ ടൂറിസത്തെ കറങ്ങിനടക്കൽ മാത്രമായി കാണുന്നു
പക്ഷേ ടൂറിസത്തിന്റെ വളരെ വലിയ ഭാഗം തൊഴിലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു
ഏറ്റവും കുറഞ്ഞ നിക്ഷേപത്തിൽ ഏതെങ്കിലും മേഖല ഏറ്റവും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നു എങ്കിൽ അത് ടൂറിസം മേഖലയാണെന്ന് പറയപ്പെടുന്നു
ടൂറിസം മേഖല വികസിപ്പിക്കാൻ ഏതൊരു രാജ്യത്തോടുമുള്ള ഗുഡ് വിൽ അതിനോടുള്ള ആകർഷണം എന്നിവ വളരെ പ്രധാനമാണ്
കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഭാരതത്തോടുള്ള ആകർഷണം വളരെയധികം വർദ്ധിച്ചു
ജി20 വിജയകരമായി സംഘടിപ്പിച്ചതിനുശേഷം ഭാരതത്തോട് ലോക ജനതയുടെ താൽപര്യം കൂടുതൽ വർദ്ധിച്ചു
സുഹൃത്തുക്കളെ ജി20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഒരു ലക്ഷത്തിലധികം പ്രതിനിധികൾ ഇന്ത്യയിൽ എത്തി
അവർ ഇവിടുത്തെ വൈവിധ്യങ്ങൾ വ്യത്യസ്ത പാരമ്പര്യങ്ങൾ വ്യത്യസ്തതരം ഭക്ഷണം നമ്മുടെ പൈതൃകം എന്നിവ പരിചയപ്പെട്ടു
ഇവിടെയെത്തുന്ന പ്രതിനിധികൾ നേടിയ അതിശയകരമായ അനുഭവങ്ങൾ ടൂറിസത്തെ കൂടുതൽ വികസിപ്പിക്കും
ഇന്ത്യയിൽ ഒന്നിനൊന്നു മെച്ചപ്പെട്ട ധാരാളം ലോക പൈതൃക സ്ഥലങ്ങൾ ഉണ്ടെന്നും അവയുടെ എണ്ണം നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ
കുറച്ചു ദിവസങ്ങൾക്കു മുമ്പ് ശാന്തിനികേതനും കർണാടകയിലെ വിശുദ്ധ ഹൊയ്സാല ക്ഷേത്രങ്ങളും ലോക പൈതൃക സ്ഥലങ്ങളായി പ്രഖ്യാപിച്ചിരുന്നു
ഈ അത്ഭുതകരമായ നേട്ടത്തിന് ഞാൻ എല്ലാ നാട്ടുകാരെയും അഭിനന്ദിക്കുന്നു
2018 ൽ ശാന്തിനികേതൻ സന്ദർശിക്കാനുള്ള സൌഭാഗ്യം എനിക്ക് ലഭിച്ചു
ഗുരുദേവ് രവീന്ദ്രനാഥ ടാഗോർ ശാന്തിനികേതനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു
ഗുരുദേവ് രവീന്ദ്രനാഥ ടാഗോർ ഒരു പുരാതന സംസ്കൃത ശ്ലോകത്തിൽ നിന്നാണ് ശാന്തിനികേതൻ എന്ന മുദ്രാവാക്യം സ്വീകരിച്ചത്
ആ വാക്യം ഇതാണ്
എത്ര വിശ്വം ഭവത്യേക നീടം
ഇവിടെ ലോകത്തെ മുഴുവൻ ഒരു ചെറിയ കൂട്ടിൽ ഉൾക്കൊള്ളാൻ കഴിയും എന്നാണ് അതിന്റെ അർത്ഥം
യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കർണാടകയിലെ ഹൊയ്സാല ക്ഷേത്രങ്ങൾ പതിമൂന്നാം നൂറ്റാണ്ടിലെ മികച്ച വാസ്തുവിദ്യയ്ക്ക് പേരുകേട്ടവയാണ്
ഈ ക്ഷേത്രങ്ങൾക്ക് യുനെസ്കോയിൽ നിന്ന് അംഗീകാരം ലഭിക്കുന്നത് ക്ഷേത്രനിർമാണത്തിന്റെ ഭാരത പാരമ്പര്യത്തിനുള്ള ആദരവ് കൂടിയാണ്
ഭാരതത്തിലെ ലോക പൈതൃക സ്വത്തുക്കളുടെ എണ്ണം ഇപ്പോൾ 42 ആയിരിക്കുന്നു
നമ്മുടെ ചരിത്രപരവും സാംസ്കാരികവുമായ സ്ഥലങ്ങളെ കൂടുതൽ കൂടുതൽ ലോക പൈതൃക കേന്ദ്രങ്ങളായി അംഗീകരിക്കാനുള്ള ഭാരതത്തിന്റെ പരിശ്രമമാണിത്
നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ പദ്ധതിയിടുമ്പോഴെല്ലാം ഭാരതത്തിന്റെ വൈവിധ്യം കാണാൻ ശ്രമിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു
നിങ്ങൾക്ക് വിവിധ സംസ്ഥാനങ്ങളുടെ സംസ്കാരം മനസ്സിലാകും കൂടുതൽ പൈതൃക സ്ഥലങ്ങൾ കാണുക
ഇതിലൂടെ നിങ്ങൾ രാജ്യത്തിന്റെ മഹത്തായ ചരിത്രം പരിചയപ്പെടുക മാത്രമല്ല പ്രാദേശിക ജനങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന മാധ്യമമായി മാറുകയും ചെയ്യും
എന്റെ കുടുംബാംഗങ്ങളെ ഭാരതീയ സംസ്കാരവും ഭാരതീയ സംഗീതവും ഇപ്പോൾ ആഗോളമായി മാറി
ലോകമെമ്പാടുമുള്ള ആളുകളുടെ പാരസ്പര്യം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്
ഒരു പെൺകുട്ടി നടത്തിയ അവതരണത്തിന്റെ ഒരു ചെറിയ ഓഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം
എംകെബി ഇപി 105 ഓഡിയോ ബൈറ്റ് 1
ഇത് കേട്ട് നിങ്ങളും ആശ്ചര്യപ്പെട്ടു അല്ലേ ആ മധുരമായ ശബ്ദവും ഓരോ വാക്കിലും പ്രതിഫലിക്കുന്ന വികാരങ്ങളും ശ്രവിക്കുമ്പോൾ ദൈവത്തോടുള്ള അവരുടെ അടുപ്പം എത്രമാത്രമാണെന്ന് നമുക്കും അനുഭവിക്കാൻ കഴിയും
ഈ ശ്രുതിമധുരമായ ശബ്ദം ജർമനിയിൽ നിന്നുള്ള ഒരു മകളുടെതാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷേ കൂടുതൽ ആശ്ചര്യപ്പെടും
ഈ മകളുടെ പേര് കൈസ്മി
21 കാരിയായ കൈസ്മി ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വളരെ സജീവമാണ്
ജർമ്മനിയിൽ താമസിക്കുന്ന കൈസ്മി ഒരിക്കലും ഭാരതത്തിലേക്ക് വന്നിട്ടില്ല
പക്ഷേ അവർ ഭാരതീയ സംഗീതത്തിന്റെ ആരാധികയാണ്
ഒരിക്കലും ഭാരതത്തെ കണ്ടിട്ടില്ല
ഭാരതീയ സംഗീതത്തോടുള്ള അവളുടെ താല്പര്യം വളരെ പ്രചോദനാത്മകമാണ്
കൈസ്മി ജന്മനാ അന്ധയാണ് പക്ഷേ ഈ ബുദ്ധിമുട്ടുള്ള വെല്ലുവിളി അസാധാരണമായ നേട്ടങ്ങളിൽ നിന്ന് അവളെ മാറ്റി നിർത്തിയില്ല
സംഗീതത്തോടും സർഗാത്മകതയോടുമുള്ള അഭിനിവേശം കാരണം കുട്ടിക്കാലം മുതൽ അവൾ പാടാൻ തുടങ്ങി
വെറും മൂന്നു വയസ്സുള്ളപ്പോൾ ആഫ്രിക്കൻ ഡ്രമ്മിങ് ആരംഭിച്ചു
56 വർഷം മുമ്പാണ് അവൾ ഭാരതീയ സംഗീതത്തെ പരിചയപ്പെട്ടത്
ഭാരതത്തിന്റെ സംഗീതം അവളെ വളരെയധികം ആകർഷിച്ചു അവൾ അതിൽ പൂർണമായും മുഴുകി
തബല വായിക്കാനും അവൾ പഠിച്ചു
നിരവധി ഭാരതീയ ഭാഷകളിൽ പാടുന്നതിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രചോദനാത്മകമായ കാര്യം
സംസ്കൃതം ഹിന്ദി മലയാളം തമിഴ് കന്നട ആസാമീസ് ബംഗാളി മറാഠി ഉറുദു ഭാഷകളിലെല്ലാം അവൾ തന്റെ സ്വരം ചേർത്തുവച്ചു
ഒരാൾക്ക് മറ്റൊരു അപരിചിതമായ ഭാഷയുടെ രണ്ടോ മൂന്നോ വരികൾ സംസാരിക്കേണ്ടിവരുന്നത് എത്ര ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ കഴിയും പക്ഷേ കൈസ്മിയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും നിസ്സാരകാര്യം പോലെയാണ്
നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി കന്നഡയിൽ അവൾ ആലപിച്ച ഒരു ഗാനം ഞാനിവിടെ പങ്കിടുന്നു
എംകെബി ഇപി 105 ഓഡിയോ ബൈറ്റ് 2
ഭാരതീയ സംസ്ക്കാരത്തോടും സംഗീതത്തോടുമുള്ള ജർമ്മൻകാരിയായ കൈസ്മിയുടെ ഈ അഭിനിവേശത്തെ ഞാൻ അഗാധമായി അഭിനന്ദിക്കുന്നു
അവളുടെ പരിശ്രമം ഓരോ ഭാരതീയന്റെയും മനസ്സ് കീഴടക്കും
എന്റെ കുടുംബാംഗങ്ങളെ നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസത്തെ എല്ലായിപ്പോഴും ഒരു സേവനമായി കാണുന്നു
അതേ മനോഭാവത്തോടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി പ്രവർത്തിക്കുന്ന ഉത്തരാഖണ്ഡിലെ അത്തരം ചില യുവാക്കളെക്കുറിച്ച് ഞാനറിഞ്ഞു
നൈനിറ്റാൾ ജില്ലയിലെ ചില യുവാക്കൾ കുട്ടികൾക്കായി ഒരു പ്രത്യേക കുതിര ലൈബ്രറി ആരംഭിച്ചു
ഈ ലൈബ്രറിയുടെ ഏറ്റവും വലിയ സവിശേഷത ഏറ്റവും അപ്രാപ്യമായ പ്രദേശങ്ങളിൽപോലും പുസ്തകങ്ങൾ ഇതിലൂടെ കുട്ടികളിലേക്ക് എത്തുന്നു എന്നതാണ് അതുമാത്രമല്ല ഈ സേവനം തികച്ചും സൌജന്യമാണ്
ഇതുവരെ നൈനിറ്റാളിലെ 12 ഗ്രാമങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്
കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഈ മഹത്തായ പരിപാടിയിൽ സഹായിക്കാൻ നാട്ടുകാരും മുന്നോട്ടു വരുന്നുണ്ട്
വിദൂര ഗ്രാമങ്ങളിൽ താമസിക്കുന്ന കുട്ടികൾക്ക് സ്കൂൾ പുസ്തകങ്ങൾക്ക് പുറമേ കവിതകൾ കഥകൾ ധാർമിക വിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കാനുള്ള പൂർണ അവസരം ഈ കുതിര ലൈബ്രറിയിലൂടെ ലഭിക്കുന്നു
ഈ അതുല്യമായ ലൈബ്രറി കുട്ടികൾക്കും വളരെ ഇഷ്ടമാണ്
സുഹൃത്തുക്കളെ ഹൈദരാബാദിലെ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട അത്തരം ഒരു സവിശേഷ ശ്രമത്തെക്കുറിച്ച് ഞാനറിഞ്ഞു
ഇവിടെ ഏഴാം ക്ലാസിൽ പഠിക്കുന്ന ആകർഷണ സതീഷ് എന്ന പെൺകുട്ടി അത്ഭുതം സൃഷ്ടിച്ചു
വെറും പതിനൊന്നാം വയസ്സിൽ അവൾ ഒന്നോ രണ്ടോ അല്ല മറിച്ച് കുട്ടികൾക്കായി ഏഴോളം ലൈബ്രറികൾ നടത്തുന്നു എന്നറിയുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെട്ടേക്കാം
രണ്ടുവർഷം മുമ്പ് മാതാപിതാക്കൾക്കൊപ്പം ക്യാൻസർ ആശുപത്രിയിൽ പോയപ്പോഴാണ് ആകർഷണയ്ക്ക് ഇതിന് പ്രചോദനം ലഭിച്ചത്
അവളുടെ അച്ഛൻ അവിടെ ആവശ്യക്കാരെ സഹായിക്കാൻ പോയതായിരുന്നു
അവിടത്തെ കുട്ടികൾ അദ്ദേഹത്തോട് കളറിംഗ് പുസ്തകങ്ങൾ ആവശ്യപ്പെട്ടു ഇക്കാര്യം ഈ കൊച്ചുമിടുക്കിയെ വളരെയധികം സ്പർശിച്ചു അവർക്കുവേണ്ടി വ്യത്യസ്തതരം പുസ്തകങ്ങൾ ശേഖരിക്കാൻ അവൾ തീരുമാനിച്ചു
അയൽക്കാർ ബന്ധുക്കൾ കൂട്ടുകാർ എന്നിവരിൽ നിന്ന് അവൾ ധാരാളം പുസ്തകങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി
അതേ ക്യാൻസർ ആശുപത്രിയിൽ കുട്ടികൾക്കായി ആദ്യത്തെ ലൈബ്രറി തുറന്നു എന്നറിയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകും
പാവപ്പെട്ട കുട്ടികൾക്കായി ഈ പെൺകുട്ടി വിവിധ സ്ഥലങ്ങളിൽ തുറന്ന 7 ലൈബ്രറികളിലായി ആറായിരത്തോളം പുസ്തകങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്
കുട്ടികളുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ കുഞ്ഞ് ആകർഷണ ചെയ്ത ഒരു വലിയ കാര്യം അത് ചെയ്യുന്ന രീതി അത് എല്ലാവരെയും പ്രചോദിപ്പിക്കും
സുഹൃത്തുക്കളെ ഇന്നത്തെ യുഗം ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെയും ഇബുക്കുകളുടെയും യുഗം ആണെന്നത് ശരിയാണ് പക്ഷേ പുസ്തകങ്ങൾ ഇപ്പോഴും എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല സുഹൃത്തിന്റെ പങ്ക് വഹിക്കുന്നു
അതുകൊണ്ട് പുസ്തകങ്ങൾ വായിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കണം
എന്റെ കുടുംബാംഗങ്ങളേ നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്
ജീവേഷു കരുണാ ചാപി മൈത്രീ തേഷു വിധീയതാം
അതായത് മൃഗങ്ങളോട് അനുകമ്പ കാണിക്കുക അവയെ നിങ്ങളുടെ ചങ്ങാതിമാരാക്കുക
നമ്മുടെ മിക്ക ദൈവങ്ങളുടെയും വാഹനം മൃഗങ്ങളും പക്ഷികളുമാണ്
പലരും ദേവാലയത്തിൽ പോകുന്നു ദൈവത്തെ കാണുന്നു പക്ഷേ അവരുടെ വാഹനമായ പക്ഷി മൃഗാദികളെ അധികം ശ്രദ്ധിക്കുന്നില്ല
ഈ പക്ഷി മൃഗാദികൾ നമ്മുടെ വിശ്വാസത്തിന്റെ കേന്ദ്രമായി തുടരണം എല്ലാ സാധ്യതകളും വച്ച് നാം അവയെ സംരക്ഷിക്കണം
കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സിംഹങ്ങൾ കടുവകൾ പുള്ളിപ്പുലികൾ ആനകൾ എന്നിവയുടെ എണ്ണത്തിൽ പ്രോത്സാഹനജനകമായ വർദ്ധനവാണ് രാജ്യത്ത് ഉണ്ടായിരിക്കുന്നത്
ഈ ഭൂമിയിൽ വസിക്കുന്ന മറ്റ് മൃഗങ്ങളെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളും തുടർച്ചയായി നടക്കുന്നു
അങ്ങനെയൊരു മഹത്തായ ശ്രമമാണ് രാജസ്ഥാനിലെ പുഷ്കറിൽ നടക്കുന്നത്
ഇവിടെ ശ്രീ
സുഖ്ദേവ് ഭട്ടും സംഘവും വന്യജീവികളെ സംരക്ഷിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു അദ്ദേഹത്തിന്റെ ടീമിന്റെ പേര് എന്താണെന്ന് അറിയാമോ കോബ്ര എന്നാണ് ടീമിന്റെ പേര്
ഇത് അപകടകരമായ പേരാണ് കാരണം അദ്ദേഹത്തിന്റെ ടീം ഈ പ്രദേശത്ത് അപകടകരമായ പാമ്പുകളെ രക്ഷിക്കാനാണ് പ്രവർത്തിക്കുന്നത്
ധാരാളം ആളുകൾ ഈ ടീമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു
വെറുമൊരു വിളിയിൽ സ്ഥലത്തെത്തി അവർ അവരുടെ ദൌത്യത്തിൽ ഏർപ്പെടുന്നു
സുഖ്ദേവിന്റെ ഈ സംഘം ഇതുവരെ 30000 ത്തിലധികം വിഷപ്പാമ്പുകളുടെ ജീവൻ രക്ഷിച്ചു
ഈ പരിശ്രമത്തിലൂടെ അവർ ജനങ്ങളെയും അപകടത്തിൽ നിന്നും രക്ഷിക്കുന്നു പ്രകൃതിയും സംരക്ഷിക്കുന്നു
രോഗബാധിതരായ മറ്റ് മൃഗങ്ങളെ സേവിക്കുന്ന ജോലിയിലും ഈ ടീം ഏർപ്പെട്ടെിരിക്കുന്നു
സുഹൃത്തുക്കളേ ഓട്ടോഡ്രൈവർ ശ്രീ
രാജേന്ദ്രപ്രസാദും തമിഴ്നാട്ടിലെ ചെന്നൈയിൽ ഒരു മഹത്തായ ജോലി ചെയ്യുന്നു
കഴിഞ്ഞ 2530 വർഷമായി പ്രാവുകളെ സേവിക്കുന്ന ജോലിയിലാണ് അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്നത്
അദ്ദേഹത്തിന് സ്വന്തം വീട്ടിൽ 200ലധികം പ്രാവുകൾ ഉണ്ട്
ഭക്ഷണം വെള്ളം ആരോഗ്യം തുടങ്ങി പക്ഷികളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി അവർ അവയെ പൂർണ്ണമായും പരിപാലിക്കുന്നു
ഇതിനായി ധാരാളം പണം ചിലവാകുന്നുണ്ട് പക്ഷേ അദ്ദേഹം തന്റെ സേവനത്തിൽ ഉറച്ചുനിൽക്കുന്നു
സുഹൃത്തുക്കളേ നല്ല ഉദ്ദേശത്തോടെ ഇത്തരം ജോലി ചെയ്യുന്നവരെ കാണുമ്പോൾ ശരിക്കും ഒരുപാട് ആശ്വാസവും സന്തോഷവും ലഭിക്കുന്നു
അത്തരത്തിലുള്ള ചില അദ്ഭുതകരമായ ശ്രമങ്ങളെകുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്കും ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും അവ ഷെയർ ചെയ്യുക
എന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളേ സ്വാതന്ത്ര്യത്തിന്റെ ഈ അമൃതകാലം ഓരോ പൌരന്റെയും രാജ്യത്തിനുവേണ്ടിയുള്ള കടമയുടെ കാലഘട്ടമാണ്
നമ്മുടെ കർത്തവ്യങ്ങൾ നിറവേറ്റുന്നതിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാനും ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാനും കഴിയൂ
കർത്തവ്യബോധം നമ്മെ എല്ലാവരെയും ഒറ്റ നൂലിൽ ബന്ധിപ്പിക്കുന്നു
യിലെ സംഭലിൽ അത്തരമൊരു കർത്തവ്യബോധത്തിന്റെ ഉദാഹരണം കണ്ടു അത് നിങ്ങളുമായി പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു
നിങ്ങൾ സങ്കൽപ്പിച്ചു നോക്കു 70ലധികം ഗ്രാമങ്ങളുണ്ട് ആയിരക്കണക്കിന് ജനസംഖ്യയുണ്ട് എല്ലാ ആളുകളും ഒത്തുചേരുകയും ഒരു ലക്ഷ്യം നേടുന്നതിനായി ഒരുമിച്ചു പ്രവർത്തിക്കുകയും ചെയ്യുന്നു അത് വളരെ അപൂർവമായി മാത്രമേ സംഭവിക്കൂ പക്ഷേ സംഭലിലെ ആളുകൾ അത് ചെയ്തു കാണിച്ചു
പൊതുപങ്കാളിത്തത്തിന്റെയും കൂട്ടായ്മയുടെയും മഹത്തായ മാതൃകയാണ് ഇക്കൂട്ടർ ഒരുമിച്ച് സ്ഥാപിച്ചത്
യഥാർത്ഥത്തിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് സോത് എന്ന പേരിൽ ഒരു നദി ഉണ്ടായിരുന്നു
അംരോഹയിൽ നിന്ന് ആരംഭിച്ച് സംഭലിലൂടെ ബദായുവിലേക്ക് ഒഴുകുന്ന ഈ നദി ഒരു കാലത്ത് ഈ പ്രദേശത്തെ ജീവദാതാവായി അറിയപ്പെട്ടിരുന്നു
ഇവിടുത്തെ കർഷകരുടെ പ്രധാന ജലസ്രോതസ്സ് ആയിരുന്ന ഈ നദിയിൽ വെള്ളം തുടർച്ചയായി ഒഴുകിയിരുന്നതാണ്
കാലക്രമേണ നദിയുടെ ഒഴുക്ക് കുറഞ്ഞു നദി ഒഴുകുന്ന പാതകൾ കയ്യേറുകയും ഈ നദി ഇല്ലാതാവുകയും ചെയ്തു
നദിയെ മാതാവായി കരുതുന്ന നമ്മുടെ രാജ്യത്ത് ഈ ഉറവിട നദിയെ പുനരുജ്ജീവിപ്പിക്കാൻ സംഭൽ നിവാസികൾ തീരുമാനിച്ചു
കഴിഞ്ഞ വർഷം ഡിസംബറിൽ എഴുപതിലധികം ഗ്രാമപഞ്ചായത്തുകൾ ചേർന്ന് സോത് നദിയുടെ പുനരുജ്ജീവന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു
ഗ്രാമപഞ്ചായത്തുകളിലെ ജനങ്ങളെയും സർക്കാർ വകുപ്പുകളെയും ഒപ്പം ചേർത്തു
ആദ്യത്തെ ആറ് മാസത്തിനുള്ളിൽ തന്നെ ഈ ആളുകൾ നദിയുടെ 100 കിലോമീറ്ററിലധികം പുനരുജ്ജീവിപ്പിച്ചുവെന്ന് അറിയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാകും
മഴക്കാലം തുടങ്ങിയതോടെ ഇവിടുത്തെ ജനങ്ങളുടെ കഠിനാധ്വാനം ഫലം കണ്ടു സോത് നദിയിൽ വെള്ളം നിറഞ്ഞൊഴുകി
ഇത് ഇവിടുത്തെ കർഷകർക്ക് വലിയ സന്തോഷത്തിനുള്ള അവസരം ഒരുക്കി
ആളുകൾ നദിയുടെ തീരത്ത് പതിനായിരത്തിലധികം മുളത്തൈകൾ നട്ടുപിടിപ്പിച്ചതിനാൽ അതിന്റെ തീരങ്ങൾ പൂർണ്ണമായും സുരക്ഷിതമാണ്
കൊതുകുകൾ പെരുകാതിരിക്കാൻ മുപ്പതിനായിരത്തിലധികം ഗാംബൂസിയ മത്സ്യങ്ങളെയും നദിയിലെ വെള്ളത്തിൽ തുറന്നുവിട്ടിട്ടുണ്ട്
സുഹൃത്തുക്കളേ ദൃഢനിശ്ചയമുണ്ടെങ്കിൽ ഏറ്റവും വലിയ വെല്ലുവിളികളെ അതിജീവിച്ച് വലിയൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്നാണ് സോത് നദിയുടെ ഉദാഹരണം നമ്മോട് പറയുന്നത്
കർത്തവ്യത്തിന്റെ പാതയിലൂടെ നടന്നാൽ നിങ്ങൾക്കും ചുറ്റുമുള്ള ഇത്തരം നിരവധി മാറ്റങ്ങളുടെ കാരണമാകാം
എന്റെ കുടുംബാംഗങ്ങളേ ഉദ്ദേശ്യങ്ങൾ ദൃഢവും എന്തെങ്കിലും പഠിക്കാനുള്ള ആഗ്രഹവും ഉള്ളപ്പോൾ ഒരു ജോലിയും ബുദ്ധിമുട്ടായിരിക്കില്ല
പശ്ചിമബംഗാളിലെ ശ്രീമതി
ശകുന്തളാ സർദാർ ഇത് തികച്ചും ശരിയാണെന്ന് തെളിയിച്ചു
ഇന്ന് അവർ മറ്റ് നിരവധി സ്ത്രീകൾക്ക് പ്രചോദനമായി മാറിയിരിക്കുന്നു
ജംഗൽ മഹലിലെ ശാത്നാല ഗ്രാമത്തിലെ താമസക്കാരിയാണ് ശ്രീമതി
ശകുന്തള
ദിവസേന കൂലിപ്പണി ചെയ്താണ് അവരുടെ കുടുംബം ഉപജീവനം നടത്തിയിരുന്നത്
അവരുടെ കുടുംബത്തിന് നിത്യവൃത്തിക്ക് പോലും ബുദ്ധിമുട്ടായിരുന്നു
പുതിയ വഴിയിലൂടെ അവർ നടക്കാൻ തീരുമാനിക്കുകയും വിജയം കൈവരിച്ച് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തു
അവർ ഈ നേട്ടം എങ്ങനെ കൈവരിച്ചു എന്ന് അറിയാൻ നിങ്ങൾ തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ടാവും അതാണ് ഒരു തയ്യൽ മെഷീൻ
ഒരു തയ്യൽ മെഷീൻ ഉപയോഗിച്ച് അവർ സാൽ ഇലകളിൽ മനോഹരമായ ഡിസൈനുകൾ നിർമ്മിക്കാൻ തുടങ്ങി
അവരുടെ ഈ കഴിവ് മുഴുവൻ കുടുംബത്തിന്റെയും ജീവിതത്തെ മാറ്റിമറിച്ചു
അവർ നിർമ്മിച്ച ഈ അത്ഭുതകരമായ കരകൌശലത്തിന് ആവശ്യക്കാർ കൂടിക്കൂടി വരികയാണ്
ശകുന്തളയുടെ ഈ കഴിവ് അവളുടെ ജീവിതം മാത്രമല്ല സാൽ ഇലകൾ ശേഖരിക്കുന്ന നിരവധി ആളുകളുടെ ജീവിതത്തെയും മാറ്റിമറിച്ചു
ഇപ്പോൾ നിരവധി സ്ത്രീകൾക്ക് അവർ പരിശീലനം നൽകുകയും ചെയ്യുന്നു
ഒരുകാലത്ത് കൂലിപ്പണിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഒരു കുടുംബം ഇന്ന് മറ്റുള്ളവരെ സ്വയം തൊഴിൽ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു
നിങ്ങൾക്ക് ഇത് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടോ ദിവസക്കൂലിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന കുടുംബത്തെ അവർ സ്വന്തം കാലിൽ നിർത്തി
ഇത് അവരുടെ കുടുംബത്തിന് മറ്റ് കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവസരം നൽകി
ഒരു കാര്യം കൂടി സംഭവിച്ചു ശകുന്തളയുടെ അവസ്ഥ മെച്ചപ്പെട്ടപ്പോൾ അവർ സമ്പാദിക്കാൻ തുടങ്ങി
ഇപ്പോൾ അവർ ലൈഫ് ഇൻഷുറൻസ് പദ്ധതികളിൽ നിക്ഷേപിക്കാൻ തുടങ്ങിയിരിക്കുന്നു അങ്ങനെ അവരുടെ മക്കളുടെ ഭാവിയും ശോഭനമാകട്ടെ
ശകുന്തളയുടെ അധ്വാനത്തെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല
ഭാരതത്തിലെ ജനങ്ങൾ ഇത്തരം കഴിവുകളാൽ സമ്പന്നരാണ് നിങ്ങൾ അവർക്ക് അവസരം നൽകുക അവർ ചെയ്യുന്ന അത്ഭുതങ്ങൾ എന്താണെന്ന് കാണുക
എന്റെ കുടുംബാംഗങ്ങളെ ഡൽഹിയിൽ നടന്ന ജി20 ഉച്ചകോടിക്കിടെ ബാപ്പുവിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ നിരവധി ലോകനേതാക്കൾ ഒരുമിച്ച് രാജ്ഘട്ടിലെത്തി
ഇന്നും ലോകമെമ്പാടും ബാപ്പുവിന്റെ ചിന്തകൾ എത്രത്തോളം പ്രസക്തമാണ് എന്നതിന്റെ വലിയ തെളിവാണിത്
ഗാന്ധിജയന്തി ദിനത്തിൽ രാജ്യത്തുടനീളം ശുചിത്വവുമായി ബന്ധപ്പെട്ട നിരവധി പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നതിൽ ഞാൻ സന്തോഷവാനാണ്
കേന്ദ്ര ഗവൺമെൻ്റിന്റെ എല്ലാ ഓഫീസുകളിലും സ്വച്ഛതാ ഹി സേവാ അഭിയാൻ വളരെ ആവേശത്തോടെയാണ് നടക്കുന്നത്
ഇന്ത്യൻ സ്വച്ഛത ലീഗിലും മികച്ച പങ്കാളിത്തം കാണുന്നുണ്ട്
ഇന്ന് മൻ കി ബാത്തിലൂടെഎല്ലാ നാട്ടുകാരോടും ഒരു അഭ്യർത്ഥന നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു
ശുചിത്വവുമായി ബന്ധപ്പെട്ട ഒരു വലിയ പരിപാടി ഒക്ടോബർ 1 ന് അതായത് ഞായറാഴ്ച രാവിലെ 10 മണിക്ക് സംഘടിപ്പിക്കാൻ പോകുന്നു
നിങ്ങളും സമയം കണ്ടെത്തി ശുചിത്വവുമായി ബന്ധപ്പെട്ട ഈ കാമ്പയിനിൽ പങ്കെടുക്കണം
നിങ്ങളുടെ തെരുവിലോ അയൽപക്കത്തോ പാർക്കിലോ നദിയിലോ തടാകത്തിലോ മറ്റേതെങ്കിലും പൊതുസ്ഥലത്തോ നടക്കുന്ന ശുചീകരണ കാമ്പയിനിൽ നിങ്ങൾക്ക്ചേരാം അമൃത് സരോവർ നിർമ്മിച്ചിടത്തെല്ലാം ശുചിത്വം പാലിക്കണം
ഈ ശുചിത്വ പ്രവൃത്തി ഗാന്ധിജിക്കുള്ള യഥാർത്ഥ ആദരവായിരിക്കും
ഗാന്ധിജയന്തിയുടെ ഈ അവസരത്തിൽ നിങ്ങൾ എതെങ്കിലും ഖാദി ഉൽപ്പന്നങ്ങൾ വാങ്ങണം എന്ന് ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു
എന്റെ കുടുംബാംഗങ്ങളെ നമ്മുടെ നാട്ടിലും ഉത്സവകാലം ആരംഭിച്ചിരിക്കുന്നു
നിങ്ങൾ എല്ലാവരും വീട്ടിൽ പുതിയ എന്തെങ്കിലും വാങ്ങാൻ പദ്ധതിയിടുന്നുണ്ടാകാം
നവരാത്രി കാലത്ത് മംഗളകർമ്മങ്ങൾ ആരംഭിക്കാൻ ചിലരെങ്കിലും കാത്തിരിക്കുന്നുണ്ടാവും
ആവേശത്തിന്റെയും ഉത്സാഹത്തിന്റെയും ഈ അന്തരീക്ഷത്തിൽ വോക്കൽ ഫോർ localന്റെ മന്ത്രവും നിങ്ങൾ കഴിയുന്നിടത്തോളം ഓർക്കണം
നിങ്ങൾ ഭാരതത്തിൽ നിർമ്മിച്ച സാധനങ്ങൾ വാങ്ങുക ഭാരതീയമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക ഭാരതത്തിൽ നിർമ്മിച്ച വസ്തുക്കൾ മാത്രം സമ്മാനിക്കുക
നിങ്ങളുടെ ചെറിയ സന്തോഷം മറ്റൊരാളുടെ കുടുംബത്തിന്റെ വലിയ സന്തോഷത്തിന് കാരണമാകും
നിങ്ങൾ വാങ്ങുന്ന ഭാരതീയമായ സാധനങ്ങൾ നമ്മുടെ തൊഴിലാളികൾക്കും പണിക്കാർക്കും കരകൌശല തൊഴിലാളികൾക്കും മറ്റ് വിശ്വകർമ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും നേരിട്ട് പ്രയോജനം ചെയ്യും
ഇപ്പോൾ പല സ്റ്റാർട്ടപ്പുകളും പ്രാദേശിക ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്
നിങ്ങൾ പ്രാദേശിക സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ സ്റ്റാർട്ടപ്പുകളിലെ ഈ യുവാക്കൾക്കും പ്രയോജനം ലഭിക്കും
എന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ ഇന്നത്തെ മൻ കി ബാത്തിൽ ഇത്രമാത്രം
അടുത്ത തവണ ഞാൻ നിങ്ങളെ മൻ കി ബാത്തിൽ കാണുമ്പോൾ നവരാത്രിയും ദസറയും കടന്നുപോകും
ഈ ഉത്സവകാലത്ത് നിങ്ങൾക്ക് എല്ലാ ആഘോഷങ്ങളും നിറഞ്ഞ ഉത്സാഹത്തോടെ ആഘോഷിക്കാൻ കഴിയട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകട്ടെ ഇതാണ് എന്റെ ആഗ്രഹം
ഈ ഉത്സവങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് ആശംസകൾ
കൂടുതൽ പുതിയ വിഷയങ്ങളുമായി നമ്മുടെ നാട്ടുകാരുടെ പുതിയ വിജയകഥളുമായി നിങ്ങളെ വീണ്ടും കാണും
നിങ്ങൾ എനിക്ക് സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കണം നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കിടാൻ മറക്കരുത്
ഞാൻ കാത്തിരിക്കും വളരെ വളരെ നന്ദി
നമസ്കാരം
എൻഎസ്